ഞാനും നീയൊക്കെ എന്നും late എന്നും പുറത്ത ശരിയാണ് ന്തായാലും നി ആ life ഒന്നും ഒരിക്കലും കിട്ടൂല ഓ ഈ ഒന്ന് ആലോചിച്ചു നോക്കിയേ നമ്മളൊക്കെ പുറത്തു നിർത്തിയത് late ആയി വന്നിട്ട് എത്ര ഒക്കെ sir നോട് പറഞ്ഞ ഇനി late ആവൂല ഇനി late ആവൂല ന്നു ആ യൂസഫലി sir ഉം എല്ലാരും പുറത്തു നിർത്തീട്ട് ഞമ്മളെ principal എന്തായാലും നല്ല principal എന്നെ ജുമുദീൻ sir നല്ല എല്ലാർക്കും നല്ല അഭിപ്രായമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാവാണ് sir ല്ലേ

നമ്മളെ sir അയിക്കും വല്യ പച്ച പാവാ ശരിയാ യൂസഫലി sir

ഏതോ teacher ആണ് എനിക്ക് പേര് അറീല

ആഹ് ആ teacher എന്നെ ജുവൈല teacher retired ആയി annual ൻ്റെ അന്ന് നമ്മക്ക് ആഹ് annual അല്ലാലോ

ഞമ്മക്ക് commerce ക്കാർക്ക് ഒരു പരിപാടി ഉണ്ടായിരുന്നില്ല ഞമ്മള് പിന്നെ കുറെ പടക്കം വാങ്ങി അത് പൊട്ടിച്ച് ആഘോഷിച്ചു നടന്നു ആഹ് ഞാന് ഞമ്മക്കെന്താ ഞമ്മളോട് late ആയിട്ടല്ലേ പറഞ്ഞത് അവര് അതെ അതുകൊണ്ട നമ്മൾ ഒന്നും പരിപാടി പങ്കെടുക്കാഞ്ഞേ

school life ന്നു പറഞ്ഞാൽ അതെ വേറെത്തന്നെ school life ഒന്നും ഒരിക്കലും കിട്ടൂല എത്ര സങ്കട പെട്ടിട്ടും ഇനി കാര്യമില്ല ആയ്യ് ഒരു കാര്യമില്ല ഞ്ഞി പുതിയ friends ആവും പലരും പല

മറക്കും മരിക്കും മടുക്കും

എന്തായാലും ഇനി status ചെലവരൊക്കെ ഇനി status നു reply മാത്രേ ഉള്ളു happy birthday വിടുക മാത്രേ ഉള്ളു ഈദ് മുബാറക് വിടാന് happy ഓണം വിടാന് അങ്ങനെ മാത്രേ ഉള്ളു ഇനി message അയക്കുക വേറൊന്നിനും ഉണ്ടാവില്ല

അങ്ങനെതന്നെ ആയിരിക്കും എന്തായാലും കണ്ടറിയാം നമുക്ക് അതെയതെ എന്തായാലും ഞമ്മളെ ബന്ധം അങ്ങനെയല്ല അതെ ഞമ്മളെ ബന്ധം അങ്ങനെയല്ല ഞാൻ പിന്നെ എല്ലാ ആവശ്യങ്ങൾക്കും ഇരുപത്തിനാലു മണിക്കൂറും saving ആ save ആ ഞമ്മളും അങ്ങനെത്തന്നെയാണ് എന്താ ചെയ്യാ ഓരോരുത്തരെ

അതെ ചേലൊരെ സങ്കടം ന്നു പറഞ്ഞാൽ പെണ്ണുങ്ങൾ തേച്ചാലാ

നമ്മുടെ ഒപ്പമുണ്ടായിരുന്നില്ലേ ഒരു അരുണ് ആഹ് അരുൺ അവനെന്താ scene അവനെന്താ പാമ്പാടിച്ചു തലകറക്കാ മഞ്ഞപ്പിത്ത ഒക്കെ പറഞ്ഞീന് hello

ആഹ് ആഹ് അരുൺ

ഉം school life ന്നു പറഞ്ഞാല് അടിപൊളി തന്നേറ്റോ എനിക്ക് നെക്കാണാൻ പൂതിയാവുന്നു എനിക്ക് ഞാൻ contact ചെയ്യാൻ ഇടക്കൊക്കെ ഇങ്ങനെ പറയലുണ്ട് sir നെ കാണണം ന്നൊക്കെ

നമ്മളൊരു sir മാരെയും കണ്ടില്ല ജോസ് sir ഒക്കെ duty യിലെന്നു എല്ലാരും അതെ school duty യും exam duty യും ജോസ് sir ഭയങ്കര ശരിയാണ് നല്ല friendship ആയിട്ട് ആഹ് friendship ഉം ഉണ്ട് പറയേണ്ടടുത്തു പറയും ചെയ്യും ന്യായം ഉണ്ട്

പിന്നെ ഈസ sir ഈസ sir ഉം കൊഴപ്പമില്ല ഞമ്മളെ commerce ൽ വന്ന sir മാറും teacher മാറും ഒക്കെ അടിപൊളിയാണ് കേട്ടോ അവരെയൊന്നും മറക്കില്ല ഒരിക്കലും മറക്കില്ല പിന്നെ ചില sir മ്മാർക്ക് വൈരാഗ്യം ഉണ്ടാകും പോട്ടെ കുഴപ്പമില്ല അത് ഞമ്മള് ഞമ്മളും മനസ്സിൽ വെക്കുന്നില്ല ആരിക്കും വേണ്ട ഞമ്മളെ class ൽ എത്ര കുട്ടികളെനു നമ്മളെ class ൽ നാല്പത്തൊമ്പത് ഉള്ളു

അറുപത്തിനാല് twenty five boys ഉം ബാക്കി girls ഉം ആഹ് ഞമ്മക്ക് എന്തായാലും ഇനിയൊന്നു meet ചെയ്യണം കേട്ടോ യൂസഫലി sir നെ ഒക്കെ വിളിച്ച് നമ്മ contact ചെയ്ത് food ഒക്കെ കൊടുത്തു gift കൊടുത്തു നമുക്ക് meet ചെയ്യാം

എല്ലാ sir മാരെയും കൂട്ടങ്കി നമ്മളെ ഒഴിവിനനുസച്ചു നമ്മക്ക് school ലേക്കും പോകാം okay schoollife നമ്മക്കങ്ങനെ വേറെ രീതിക്ക് ആസ്വദിക്കാം

okay bye ന്നാ കാണാം hai നമസ്‌കാരം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഭക്ഷണത്തിൻ്റെ പോഷകങ്ങൾ

മനുഷ്യശരീരത്തിൻ്റെ ആരോഗ്യത്തിനും നിലനിൽപിനും ആവിശ്യമായ ഭക്ഷണത്തിൽ അടങ്ങീട്ടുള്ളതുമായ അടിസ്ഥാന ഘടകങ്ങളാണ് പോഷകങ്ങൾ protein കൊഴുപ്പ് carbohydrate vitamin കള് ജലം എന്നിവയെ ഇന്നിങ്ങനെ ഇവയെ തരം തിരിച്ചാണ് ശരീരത്തിൻ്റെ വളർച്ചക്കും ഊർജത്തിനും കേടുപാടുകൾ തീർക്കുന്നതിനും ആവിശ്യമായ ഇത്തരം പോഷകങ്ങൾ അടങ്ങിയ ഭക്ഷണ രീതി ശെരിക്കും protein നുകൾ ശരീര കോശങ്ങളുടേ വളർച്ചക്കും കേടുപാടുകൾ തീർക്കുന്നതിനും ആവിശ്യമായ amino അമ്ലം കഴിക്കുന്നത് protein കളാണ് എങ്ങനെ മനസിലായില്ല എന്താ അത് ഒന്നൂടെ പറഞ്ഞേരോ ശരീര കോശങ്ങളുടെ വളർച്ചക്കും കേടുപാടുകൾ തീർക്കുന്നതിനും ആവിശ്യമായ amino അമ്ലങ്ങൾ നൽകുന്ന protein നുകൾ വെള്ളം കഴിഞ്ഞാൽ ശരീരത്തിന് ഏറ്റവും കൂടുതൽ ആവിശ്യമായൊരു ഘടകമാണ് protein ഭക്ഷണത്തിലൂടെ ലഭിക്കുന്ന protein ദഹന സമയത്ത് വിഘടിക്കപെടുന്നു amino അമ്ലം ആണ് ദഹന സമയത്തുവിഘടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന amino അമ്ലങ്ങളെ സംയോജിപ്പിച്ച് ആവിശ്യമുള്ളപ്പോൾ മാംസം മാംസമാക്കി മാറ്റാൻ നമ്മുടെ ശരീരത്തിന് കഴിയും പാഴ് മാംസം മത്സ്യ ങ്ങളിലും ജൈവാഹാരങ്ങളിലും ധാന്യങ്ങൾ പയർ വർഗങ്ങൾ തുടങ്ങിയ സസ്യ ആഹാരങ്ങളിൽ protein നുകൾ അടങ്ങീരുന്നു മംസാഹാരങ്ങളിൽ ശരീര ശരീരത്തിന് ആവിശ്യമായ അടങ്ങീട്ടുണ്ട് സസ്യ ആഹാരങ്ങൾ മാത്രം കഴിക്കുന്നത് ധാന്യങ്ങൾ പയർ വർഗങ്ങൾ അണ്ടിപരിപ്പുകൾ എന്നിവയുടെ മിശ്രിത ആഹാരം ആവിശ്യമാണ് എങ്കിൽ വന്ദ്യം നഷപെടുന്ന ശരീരത്തിന് ആവിശ്യമായ ഊർജങ്ങൾ നൽകുവാനുള്ള protein നുകൾ ഈ കൊഴുപ്പ് എന്ന് പറഞ്ഞത് മറ്റൊരു ഭക്ഷണത്തിൽ ശരീരത്തിന് ആവിശ്യമായ ഊർജം നൽകുന്നത് ഒരു gramcarbohydrateprotein എന്നിവ ശരീരത്തിന് നാലു calorie ഊർജ്ജം നൽകുമ്പോൾ ഒരു gram കൊഴുപ്പ് ശരീരത്തിന് ഒമ്പത് calorie ഊർജ്ജം നൽകുന്നു വെണ്ണ എണ്ണകൾ മാംസം തുടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങളിൽ ധാരാളം കൊഴുപ്പ് ലഭിക്കുന്നു കൊഴുപ്പ് അമ്ലങ്ങളും glycerol ളുകളുമാണ് കൊഴുപ്പിലെ പ്രധാന ഘടകങ്ങൾ കൊഴുപ്പുകൾ പൂരിത കൊഴുപ്പുകളും അപൂരിത കൊഴുപ്പുകളും രണ്ടു വിധമുണ്ട് ശരീരത്തിന്റെ സുസ്ഥിതിക്കും പോഷണത്തിനും കൂടുതൽ സഹായമായിട്ടുള്ളത് അപൂരിത കൊഴുപ്പുകളാണ് ഇനി മറ്റൊരു പോഷകമാണ് carbohydrate കൾ എന്ന് പറയുന്നത് ശരീര വളർച്ചയ്ക് ആവിശ്യമായ ഊർജം നൽകുക നൽകുക ഘടകമാണ് carbohydrate കൾ അഥവാ അന്നജങ്ങൾ ജന്തുക്കളിൽ രൂപത്തിൽ കരൾ സൂക്ഷിക സൂക്ഷിച്ചുവെക്കപ്പടുന്ന അന്നജം ശരീരത്തിന് അടിയന്തരം അടിയന്തരമായി ഊർജം വേണ്ടിവരുമ്പോൾ ഉപയോഗികപ്പെടുന്നു സസ്യങ്ങളിൽ startch ൻ്റെ രൂപത്തിലാണ് ശേഖരിച്ചു വെക്കപ്പെടുന്നത് പാചകം ചെയ്യുമ്പോൾ cellulose കവജം പൊട്ടി അന്നജം പുറത്തു വരുകയാണ് ചെയ്യുന്നത് പച്ചക്കറികൾ പഴവർഗങ്ങൾ ധാന്യങ്ങൾ അരി തുടങ്ങിയവയും അന്നജം ധരാളം അടങ്ങീട്ടുണ്ട് ഇനി vitamin ജീവിത ധർമ്മങ്ങളെ നിയന്ത്രിക്കാനും പോഷകാവശ്യങ്ങൾ നിറവേറ്റുന്നതിനും വളരെ അനിവാര്യമയതും carbon ങ്ങൾ പദാർത്ഥങ്ങളാണ് vitamin ക ഇവയിൽ മിക്കവയും സ്വയം നിർമ്മിക്കുവാനുള്ള കഴിവ് ശരീരത്തിന് ഇല്ലാത്തതിനാൽ അവയടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങളെ ആശ്രയിക്കുകയാണെങ്കിൽ vitamin നുകളുടെ അഭാവം ശരീരത്തിനെ ശയിപ്പിക്കുകയും അതുപോയി മരണത്തിന് ഇടവരുത്തുകയും ചെയ്യും vitamin നുകൾ പ്രധാനമായും രണ്ടു വിഭവങ്ങളാണ് ഒന്ന് കൊഴുപ്പിൽ അലിഞ്ഞുചേരുന്നവ ഇവ ശരീരത്തിന് സ്വാന്തനിക്കപ്പെടുന്നു ഉദാഹരണം vitamin AEBK രണ്ടാമത്തത് വെള്ളത്തിൽ അലിഞ്ഞു ചേരുന്ന ഇവ ശരീരത്തിന്സാന്ത്വനിക്കപ്പെടുന്നു ഉദാഹരണം vitamin D

പരിരക്ഷ

കണ്ണു കാണായിമ ഈ vitamin ഇൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്നതാണ് കുട്ടികളിൽ vitamin A അഭാവം മൂലം മാലകണ്ണ് കാര തുടങ്ങിയ രോഗങ്ങളുണ്ടാകും vitamin B എന്ന് പറഞ്ഞാൽ ഊർജത്തിൻ്റെ ഉപയോഗത്തിന് ആവിശ്യമായ ജീവകമാണിത് B one B two B sixB twelve എന്നിങ്ങനെ എന്നിങ്ങനിങ്ങനെ വിഭജിചിരികുന്നു ഇവയെല്ലാത്തിനും കൂട്ടി ചേർത്ത് B complex എന്ന് വിളിക്കുന്നു vitamin B one ദഹന പ്രക്രിയ സഹായിക്കുന്ന ജീവകം vitamin B two അന്നജലം മാസം കൊഴുപ്പ് എന്നിവകള് oxygen ആവിശ്യമായ ജീവകമാണ് ഈ vitamin six എന്ന് പറയുഞ്ഞാൽ ശരീരത്തിലെ സായംജയ പ്രവർത്തങ്ങൾക്ക് ഉപയോഗപ്പെടുന്ന ജീവകമാണ് vitamin B sixvitaminB ചുവന്ന രക്താണുക്കളുടെ ഉത്പാദനം DNA യുടെ നിർമ്മാണം RNA യുടെ രൂപീകരണം തുടങ്ങിയ ആവിശ്യമായതാണ് vitaminC എന്ന് പറഞ്ഞാൽ ശരീരത്തിലെ രോഗാണുക്കളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷിക്കുന്ന ശീദ അണുകളുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കുന്നതിന് ആവശ്യമായ ജീവകമാണ് vitamin കോശസമൂഹങ്ങളെ തമ്മിൽ ചേർക്കുന്ന collagen എന്ന പദാർത്ഥത്തിന്റെ സംയോജനത്തിന് vitamin C ആവിശ്യമാണ് നെല്ലിക്ക ഓറഞ്ച് നാരങ്ങാ പഴം പഴക്കം ചെല്ലാത്ത പച്ചക്കറികൾ തുടങ്ങിയവയിൽ vitamin C അടങ്ങീട്ടുണ്ട ഈ vitamin D എന്ന് പറയുന്നത് calcium ആഗീരണം ചെയ്യാനും രക്തത്തിൽ calcium അളവ് നിലനിർത്താനും ആവിശ്യമായ D ജീവകമാണ് vitaminD രാവിലെയും വൈകുന്നേരവും ഇളം വയിൽ കൊണ്ടാൽ ഈ ജീവകം സമ്പാദിക്കാവുന്നതാണ് vitaminE എന്ന് പറയുന്നത് രോഗപ്രതിരോധ ശക്തി നൽകുന്നതിനും തൊലി മാർത്വത്തം പോലെ സൂക്ഷിക്കുന്ന ജീവകമാണ്

കട്ട പിടിക്കുന്നതിന് ആവിശ്യമായ prothrombin നിർമാണത്തിന് സഹായിക്കുന്ന ജീവകം സസ്യങ്ങൾ സസ്യങ്ങളിലെ ഇലക്കറികളിൽ ഈ ജീവകം അടങ്ങീരിക്കുന്ന ശരീരത്തിൽ നമുക് മുറിവുകൾ സംഭിക്കുമ്പോൾ പെട്ടന്ന് കട്ട പിടിച്ചിട്ടില്ലെങ്കിൽ ഉള്ള ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കു അതിനാവശ്യമായ ഏറ്റവും ഉപകാരപ്രദമായ ഒരു vitamin ആണ് vitamin K എന്ന് പറയും ഇതുപോലുള്ള vitamin എല്ലാം നമ്മുടെ ശരീരത്തിന് നിർബന്ധമായും ആവിശ്യമായ ഘടകങ്ങളാണ് vitaminD ഉണ്ട് ഇളം വായിൽ കൊണ്ടാൽ അതുപോലെ രാവിലെ വൈനരത്തിലും

കേരളം ഒട്ടേറെ വിദ്യാഭ്യാസ പരിഷ്‌ക്കാരങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുകയുണ്ടായി അതാത് കാലത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് തലമുറങ്ങളെ സജ്ജമാക്കുകയാണ് ഭൗതീക വിദ്യാഭ്യാസത്തിന്റെ ആത്യന്തികമായ പ്രായോഗിക ലക്ഷ്യം എന്നതിനാൽ കാലോചിതമായ പരിഷ്‌കരണങ്ങൾ അനിവാര്യമാകുന്നു. കുട്ടിയുടെ അറിവ് കഴിവ് മനോഭാവം മൂല്യബോധം ഇവയെല്ലാം വിദ്യാഭ്യാസം

computer പരിജ്ഞാനം ആവശ്യമായിരുന്നില്ല പുതിയ തലമുറയിലെ computer അറിയാത്തവർ നിരക്ഷരയാണ് പരിഗണിക്കപ്പെടുന്നത് ചുരുക്കത്തിൽ വിദ്യാഭ്യാസം തടാകം പോലെ നിശ്ചലമായി നിലകൊള്ളേണ്ടതില്ല പ്രാപ്‍സിത പുഴ പോലെ നിരന്തരം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിന്റെ സമകാലീന വിദ്യാഭ്യാസ ചരിത്രം ഈ ചലനാത്മകതയെ അടയാളപ്പെടുത്തുന്നു എന്നത് അഭിമാനാർഹമായ സംഗതിയാണ് മാറ്റങ്ങളുടെ ഗുണദോഷങ്ങളെ കുറിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടാവണമെങ്കിലും പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ അത്യന്ത്യമേയമായ ആധുനിക രീതിയിലുള്ള വിദ്യാഭ്യാസം കേരളത്തിന്റെ മണ്ണിൽ വേരോടെ അതിന് മുമ്പ് സവർണ്ണർക്കിടയിൽ പരിമിതമായ ഗുരുകുല സമ്പ്രതായത്തിലുള്ള വേദ പഠനത്തിൽ ഒതുങ്ങുന്നതായിരുന്നു വിദ്യാഭ്യാസം ചില രാജാക്കന്മാരുടെ മുൻകയ്യിൽ അംഗീയായി ചില എഴുത്ത് പള്ളിക്കൂടങ്ങൾ ഉണ്ടായിരുന്നു എന്നുമാത്രം നായർ വിഭാഗത്തിന് തങ്ങളുടെ കുലധർമ്മമായ യുദ്ധ മുറകൾ അഭ്യസിക്കുന്നതിന് കളരികൾ സ്ഥാപിക്കപ്പെട്ടു താഴ്ന്ന ജാതിക്കാർക്ക് അച്ഛനമ്മമാരോടൊപ്പം കുലത്തൊഴിൽ അഭ്യസിക്കുക എന്നത് തന്നെയായിരുന്നു വിദ്യാഭ്യാസം ഭരണ നവീകരണം ലക്ഷ്യമിട്ട് തിരുവിതാംകൂർ രാജാക്കന്മാർ british കാരുമായി സഹകരിച്ച് ആധുനിക വിദ്യാഭ്യാസത്തിന് തുടക്കം കുറിച്ചു missionery സംഘങ്ങളാണ് ഈ അവസരം ശരിക്കും പ്രയോജനപ്പെടുത്തിയത് അയിത്ത ജനവിഭാവങ്ങളുടെ ഉണർവ്വ് വിദ്യാഭ്യാസം സർവ്വത്രികമാകുന്നതിൽ സാരമായ പങ്കു വഹിച്ചു. ജാതിയുടെ വേലിക്കെട്ടുകൾ തകർക്കുന്നതിൽ പൊതു വിദ്യാലയങ്ങൾക്ക് പങ്കുണ്ട് വിദ്യാഭ്യാസത്തിന്റെ ആധുനിക വൽക്കരണം വഴി british കാരുടെ ലക്ഷ്യം തങ്ങൾക്കാവശ്യമുള്ള കണക്കപിള്ളമാരെ വാർത്തെടുക്കുക എന്നതായിരുന്നെങ്കിലും അവരുദ്ദേശിക്കാത്ത ഫലങ്ങളും അതുകൊണ്ടുണ്ടായി colony വിരുദ്ധ സമരങ്ങളിലേക്ക് ഒരു കൂട്ടം ആളുകളെ

മുൻ തലമുറയെ അപേക്ഷിച്ച് പുതു തലമുറയിൽ school ന്റെ പടി കാണാത്തവർ അപൂർവ്വമോ അപൂർവ്വത്തിൽ അപൂർവ്വമോ ആണ് വിദ്യാഭ്യാസം അത്രമേൽ ജനകീയവും അതിജീവനത്തിന്റെ ഒരു ദശകം മുമ്പ് വരെ പ്രാഥമിക വിദ്യാഭ്യാസം കൊണ്ട് മതിയാകുന്നവർ ഏറെയായിരുന്നു പഠനം തുടരുന്നവരിൽ തന്നെ വലിയ ഭൂരിപക്ഷം പത്താം class ഓടെ ഔപചാരിക വിദ്യാഭ്യാസം അവസാനിപ്പിക്കുന്ന പ്രവണതക്കായിരുന്നു മുൻതൂക്കം ഇപ്പോൾ വ്യക്തിഗത പഠനത്തിന്റെ സ്വാഭാവികമായ അതിർത്തി higher secondary ഓ ബിരുദമോ എങ്കിലുമായി വികസിച്ചതായി കാണാം. ഇത് പൊതു സമൂഹത്തിനെ വിദ്യാഭ്യാസത്തോടുള്ള മനോഭാവത്തിൽ വന്ന ഗുണപരമായ പരിവർത്തനത്തിന്റെ സൂചനയെടുക്കാം പെൺകുട്ടികൾ ആൺകുട്ടികളെകാൾ വിദ്യാഭ്യാസപരമായി ശാക്തീകരിക്കപ്പെട്ടതാണ് സമീപകാലത്തെ വിസ്മയകരമായ മാറ്റം പഴയ തലമുറയിൽ ആണുങ്ങളെ അപേക്ഷിച്ച് സ്ത്രീകളായിരുന്നു നിരക്ഷരത കൂടുതൽ ഇന്നാകട്ടെ ബിരുദവും ബിരുദാനന്തര ബിരുദവുമുള്ള പെൺകുട്ടികൾക്ക് തതുല്യ യോഗ്യതയുള്ള ആൺകുട്ടികൾ വരന്മാരായി കിട്ടുക താരതമ്യേന ദുഷ്കരമായി തീർന്നു. എല്ലാ മതജന വിഭാഗങ്ങളിലും ഈ മാറ്റം ദൃശ്യമാണ് ഉള്ളടക്കവും രീതീശാസ്ത്രവും മാറ്റത്തിന്റെ വഴികൾ വിദ്യാഭ്യാസം മുഖ്യമായും ഒരു ഭരണ വർഗം സ്ഥാപനമായിരിക്കുമ്പോൾ നിലവിലുള്ള വ്യവസ്ഥിതിയുടെ സുഗമമായ നടത്തിപ്പിനാവശ്യമായ സാംസ്കാരികവും സാമൂഹികവുമായ സാഹചര്യമൊരുക്കലും

യുക്തികൾക്കനുസരിച്ച് ഉള്ളടക്കമാണ് british ഭരണ കാലത്ത് നമ്മുടെ school british വാഴ്ചയെ അത് മഹത്വവൽകരിച്ചു സ്വാതന്ത്ര്യാനന്തരം പരസ്യമായ

ശാസ്ത്ര മാനവികത ശാസ്ത്ര പാഠ വരികളാണ് school തലം മുതൽ സർവ്വകലാശാല തലം വരെ നാം പിന്തുടരുന്നത് പരിണാമ വാദം ഒരു വാദം എന്നതിൽ കവിഞ്ഞ ശാസ്ത്രീയ സത്യം എന്ന നിലക്ക് പഠിപ്പിക്കപ്പെടുന്നത് ഉദാഹരണം വിജ്ഞാനത്തിന്റെ ഇദാതാക്കൾ യൂറോപ്യരും വെള്ളക്കാരുമാണെന്ന അസത്യം നമ്മുടെ ചരിത്ര പാഠപുസ്തകങ്ങൾ ചരിത്രം സത്യം എന്ന വ്യാജേന പഠിച്ചുകൊണ്ടിരിക്കുന്നു ജനസംഖ്യ വർധനവാണ് നാം അനുഭവിക്കുന്ന സാമ്പത്തിക ഞെരുക്കങ്ങൾക്കെല്ലാം മൂലഹേതു എന്ന മട്ടിലുള്ള പാഠപുസ്തക പ്രസ്താവനകൾ colonial യുക്തികളിൽ നിന്ന് നാം മോചിതരല്ല എന്നതിനുള്ള മറ്റൊരു ഉദാഹരണമാണ് പാശ്ചാത്യ മാതൃകയിലുള്ള ആധുനിക വിദ്യാഭ്യാസം പിറന്ന നാടിൻറെ സംസ്കാരത്തിൽ നിന്നും അകറ്റുകയും അധ്വാനത്തോട് വിമുഖത ഉള്ളവരുമാവുകയും ചെയ്തു എന്ന വസ്തുത കൂടി ഇതോടു ചേർത്ത് വായിക്കേണ്ടതുണ്ട്. brown സായിപ്പുമാർക്കാണ് ആധുനിക വിദ്യാഭ്യാസം ജന്മം നൽകിയത് പാശ്ചാത്യ വൽക്കരിക്കപ്പെട്ട മനസ്സിന്റെ ഉടമകളാണ് ആധുനിക വിദ്യാഭ്യാസം ലഭിച്ചവരിൽ ഭൂരിപക്ഷവും white collar ജോലി സമ്പാദിക്കുന്നതിനുള്ള ഉപാധി മാത്രമായാണ് ആധുനിക വിദ്യാഭ്യാസം വിദ്യാഭ്യാസത്തെ നോക്കി കാണുന്നത് മഹാത്മാ ഗാന്ധിജിയും സക്കീർ ഹുസൈനും ഇന്ത്യക്കു വേണ്ടി വിഭാവന ചെയ്ത തൊഴിൽ അധിഷ്ഠിത വിദ്യാഭ്യാസം എത്തിലെ പശുവായി ഇപ്പോഴും തുടരുന്നു വിദ്യാർത്ഥികളെ career ളായി രൂപാന്തരപ്പെടുത്തുന്നതിലാണ് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം അഭിമാനം കൊള്ളുന്നത്. ഭാഷാ സാഹിത്യ പഠനവും മാനവിക വിഷയങ്ങളും വിദ്യാലയത്തിന്റെ പടിക്ക് പുറത്താവുന്നതാണ് ഉപരി വിദ്യാഭ്യാസ രംഗത്തെ ഏറ്റവും പുതിയ പ്രവണത ആഗോള വിപണിക്കാവശ്യമായ professional ഉകളെ ഉല്പാദിപ്പിക്കുകയാണ് നവ colonial കാലത്തെ വിദ്യാഭ്യാസ ധർമ്മം വിദ്യാഭ്യാസത്തിന്റെ വർത്തമാനം ചർച്ചാ വിഷയമാവുമ്പോൾ IT വിദ്യാഭ്യാസത്തിന് നൽകി വരുന്ന അമിത പ്രാധാന്യം ആഗോളവിപണിക്കു വേണ്ട പണിയാളുകളെ ഉൽപാദിക്കുന്നതിനുള്ള ആവേശത്തിന്റെ പ്രകടന പത്രികയാകുന്നു വിപണിയാണ് വിദ്യാഭ്യാസത്തിന്റെ ഉള്ളടക്കം തീരുമാനിക്കുന്നതെന്ന് ഇതിൽ നിന്നും മനസിലാക്കേണ്ടതായിരിക്കുന്നു വിദ്യാർത്ഥിയുടെ സർവ്വ വോന്മുഖമായ വ്യക്തിത്വ വികാസം എന്ന ഏറെ പ്രിയപ്പെട്ട വിദ്യാഭ്യാസ ലക്ഷ്യം പരിമിതികളെല്ലാം ഉള്ളപ്പോഴും വിദ്യാഭ്യാസത്തിലെ ബദൽ ചിന്തകളെ കൂടി കണക്കിലെടുത്ത് ചില പടം പൊഴികലോ ക്കും നമ്മുടെ ഔപചാരിക

പാഠ്യ പദ്ധതിയിൽ ഇടം നൽകാൻ നമുക്ക് സാധിച്ചു. സ്രോതസ്സുകളിൽ നിന്നു നേരിട്ട് പഠിക്കാനുള്ള അവസരങ്ങൾ ഇത് വിദ്യാർത്ഥികൾക്ക് നൽകി യഥാർത്ഥ പഠനം വിദ്യാലയത്തിന്റെ അടച്ചിട്ട മുറികൾക്കകത്തല്ല എന്ന തിരിച്ചറിവിൽ നിന്നാണ് ഈ മാറ്റം സാധ്യമായത് പൗലോഫറയുടെ വിദ്യാഭ്യാസം വിമോചനത്തിന് എന്ന ആശയം കടമെടുത്ത് പ്രശ്നോന്നിത വിദ്യാഭ്യാസം പരീക്ഷിക്കാനും നാം ശ്രമിക്കുകയുണ്ടായി സാമൂഹിക പ്രശ്നങ്ങൾ class room കളിൽ ചർച്ചാ വിഷയമാകുന്നതിനും പരിസ്ഥിതി യുദ്ധം സാമൂഹ്യ വിവേചനങ്ങൾ

ഒളിച്ചു കടത്താനുള്ള ശ്രമങ്ങൾ ഏറെ വിവാദങ്ങൾ ക്ഷണിച്ചു വരുത്തുകയാ ഉണ്ടായി കുട്ടികളെ സ്വാതന്ത്ര്യമായി ചിന്തിക്കാൻ പ്രാപ്തിയുള്ളവരാക്കുക എന്ന വ്യാജ മേൽവിലാസമാണ് പാഠപുസ്തകത്തിന്റെ ഉള്ളടക്കത്തിൽ സമ്മിതി നിർമാണത്തിനുള്ള ഉപകാരണമാക്കാൻ ശ്രമം നടക്കുന്നത് വിചിത്രമാണ് ഈ വൈരുധ്യം ബോധന രീതീ ശാസ്ത്രത്തിൽ സമീപ ദശകങ്ങൾ വിപ്ലവകരമായി പരിവർത്തനങ്ങൾ കൊണ്ടു വന്നു എന്നത് എടുത്തു പറയേണ്ട നേട്ടമാണ് അദ്ധ്യാപിക കേന്ദ്രിത സമ്പ്രതായത്തിൽ നിന്ന് പഠനം ഒരിളവോളം വിദ്യാർത്ഥി കേന്ദ്രിതമായി മാറി ആദ്യം പൊതു വിദ്യാലയങ്ങളിലും ഇ CBSE വിദ്യാലയങ്ങളിലും ഉണ്ടായ ഈ മാറ്റം കുട്ടിക്ക് സ്വയം പഠനത്തിനുള്ള അവസരം പ്രധാനം ചെയ്യുന്നു. വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിലെ നൂതന ചിന്താ ധാരകളുമായി

ഒളിഞ്ഞിരിപ്പുണ്ടെന്നും അവയെ ജ്വലിപ്പിക്കാൻ സഹായിക്കുക മാത്രമാണ് അധ്യാപികന്റെ ധർമ്മം എന്നും സിദ്ധാന്തിക്കുന്ന ചിന്താഗതിയിലേകുമാ ള്ള മാറ്റം ലോക വ്യാപകമായിത്തന്നെ വിദ്യാഭ്യാസത്തിന്റെ അലകും പിടിയും ഉടച്ചു വാർത്തു കുട്ടിയുടെ ഉള്ളിൽ നിന്ന് വരുന്ന പ്രചോദനമാണ് പഠനത്തിന് സഹായിക്കുന്നത് അല്ലാതെ നേരത്തെ സങ്കല്പിക്കപ്പെട്ടിരുന്നത് പോലെ പുറത്ത് നിന്നുള്ള പ്രലോഭനമോ ഭീഷണിയോ അല്ല എന്ന തിരിച്ചറിവ് വളരെ പ്രാധാന്യം അർഹിക്കുന്നു തല്ലിയും ചൊല്ലിയുമുള്ള പഠിപ്പിൽ നിന്ന് ചെയ്തും പരസ്പരം സഹകരിച്ചുമുള്ള പഠനം നിലവിൽ വന്നു കുട്ടികൾ സ്വയം അന്വേഷിച്ചറിഞ്ഞും കണ്ടെത്തിയും സ്വയം പരീക്ഷണങ്ങൾ നടത്തിയും പ്രവർത്തിച്ചും പഠിക്കുന്ന സമ്പ്രദായം

കുട്ടിയും അധ്യാപകനും തമ്മിലുള്ള ബന്ധത്തിൽ മാറ്റം വന്നു അധ്യാപകൻ വിവരങ്ങൾ നൽകുന്നവയാളും കുട്ടി അവ സ്വീകരിക്കുന്ന ആളും എന്നതിൽ നിന്നും മാറി ചർച്ചകളിലൂടെയും സം വാദങ്ങളിലൂടെയുമാണ് ആശയ വിനിമയം നടത്തി കുട്ടിയെ താനുള്ള അറിവിന്റെ പടിയിൽ നിന്ന് അടുത്ത പടിയിലേക്ക് കയറാൻ സഹായിക്കുന്ന സഹായിയും മിത്രവുമായി അധ്യാപകൻ മാറി കുട്ടിയും അധ്യാപകനും തമ്മിലുള്ള അകലം കുറഞ്ഞു മൂന്ന് class മുറികൾ മരണ വീട്ടിലെ ശാന്തതയിൽ നിന്ന് കല്യാണ വീട്ടിലെ ബഹളമായ അന്തരീക്ഷത്തിലേക്ക് വഴിമാറി ചെറിയ class കളിൽ പ്രത്യേകിച്ചും ഈ മാറ്റം ഇപ്പോൾ പ്രകടമാണ് അധ്യാപകരും വിദ്യാർത്ഥികളും ആഘോഷമായി പഠന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന കാഴ്ചയാണ് class room കളിൽ ഇപ്പോഴത്തെ കാഴ്ച ഏതു നിമിഷവും ഏതു ദിക്കിൽ നിന്നും പുറത്തോ തുടയിലോ പാറി വീണേക്കാവുന്ന ചൂര്യലിന്റെ ഭയപ്പെടുത്തുന്ന സാന്നിധ്യം പുതിയ class മുറികളിലില്ല ശിക്ഷ ഭയമില്ല അറിയുന്നതിന്റെ ആന്തരിക ആഹ്ളാദമാണ് പഠനത്തെ സഹായിക്കുന്നത് എന്ന നടേ സൂചിപ്പിക്കുന്ന ക കാഴ്ചപ്പാടിനാണ് ഈ മാറ്റത്തിന് നന്ദി പറയേണ്ടത് നാല്

ബുദ്ധി ഘടകങ്ങളുണ്ടാവും എല്ലാവരിലും എല്ലാ ഘടകങ്ങളും ഒരേ അളവിൽ ഉണ്ടായിരിക്കണമെന്നില്ല. ചിലർ പാട്ടു പാടുന്നതിലും പാട്ടോ കവിതയോ എഴുതുന്നവരിലും പുതിയ ഈണങ്ങൾ

ട്ടം കണക്കും യുക്തിപരമായ കാര്യങ്ങളും ചെയ്യുന്നതിലായിരിക്കും മറ്റൊരു കൂട്ടം കുട്ടികൾക്ക് കായികമായ അധ്വാനത്തിലും കായിക വിനോദങ്ങളിലുമായിരിക്കും വാസന കൂടുതൽ ചിലർക്ക് പ്രസംഗ കല എഴുത്ത് എന്നിങ്ങനെ ഭാഷ ഉപയോഗിച്ചുള്ള പ്രവർത്തനങ്ങളിലാവും പ്രതിഭ ഇങ്ങനെ ഒമ്പത് ബുദ്ധിമേഖലകൾ ഉണ്ടെന്ന് ഹൊവാഡ് ഗാർണർ എന്ന മനാശാസ്ത്രജ്ഞൻ നിരീക്ഷിച്ചു

ഉൾപ്പെടുന്നു എന്ന് കണ്ടെത്തി ആ മേഖലകളിൽ വളരാൻ ആവശ്യമായ സാഹചര്യം അവർക്ക് ഒരുക്കി കൊടുക്കുകയാണ് എന്ന് വന്നു ഒരു പാഠഭാഗം പഠിപ്പിക്കുമ്പോൾ വിവിധ ബുദ്ധി മേഖലകളെ തൃപ്തിപ്പെടുത്തുന്ന വിധം class ചിട്ടപ്പെടുത്താൻ പുതിയ തലമുറകയിലെ അധ്യാപകൻ ശ്രമിക്കുന്നു class room പ്രവർത്തനം എല്ലാ കുട്ടികൾക്കും മനസറിഞ്ഞ് പങ്കെടുക്കാൻ പറ്റുന്ന വിധം വൈവിധ്യമുള്ളവയായിരിക്കണം എന്ന് നിഷ്കർഷമുള്ളതായി പുതിയ അധ്യാപകൻ സമൂഹം മുമ്പ് ഈ സാധ്യത വേണ്ടത്രെ മനസിലാക്കി പെട്ടിരുന്നില്ല അഞ്ച്‌ ഓരോ കുട്ടിയും